ഇത് കേരളത്തിൻറെ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ആണ് അതായത്--

ആണ് ഇവിടെ അതായത് വലുതായാലും ചെറിയ സൈക്കിൾ ആയാലും വലിയവർക്കുള്ളതായാലും--

ആ വീടും ആ വീട്ടിലേക്കുള്ള റോഡും നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം.

ഞാനാ മൊത്തത്തിൽ മോളില് റൂമ് എല്ലാം ഉള്ള ഒരു സാധാരണ അതിന്റെ ഇപ്പർത്തെ ഒരു--

ഇതൊരു ക്രിസ്മസിലെ നടക്കുന്ന ഒരു പരിപാടിയാണ് അതായത്--

ട്രക്കും അപ്പോ ഇത് ഗ്യാസ് കൊണ്ടുപോയി വീട് വീട് വീട് വീടാന്തരം കൊടുക്കുന്ന വണ്ടിയില്ലേ അതാണിത്.

ഏ നമുക്ക് എന്തെങ്കിലും ഫ്ലെക്സൊ അല്ലെങ്കിൽ വെഡിങ് കാർഡ് അങ്ങനെ എന്തേലും പ്രിന്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു തരുന്ന ഒരു സ്ഥലം.

എന്തെങ്കിലും വാങ്ങണന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വരാൻ പറ്റും.

ഇത് ഒരു ജനറൽ ഹോസ്പിറ്റലാണ് അതായത് നമ്മക്കീ ഫോട്ടോയില് കാണാം പിന്നെ ഡോക്ടേഴ്സിന്റെ പേരും--

അവിടെ കാണാൻ പറ്റിയ സമയവും എല്ലാം നമുക്ക് കാണാം പിന്നെ--

ഇത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അതായത് ഇപ്പോ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഒക്കെ നമുക്ക് കാണാം.

ഏഹ് ആ അപ്പൂപ്പൻ ജാക്കറ്റ് കേട്ടീട്ട് ഇണ്ട്.

ഇതൊരു ഇലക്ട്രിക് ഷോപ്പ് ആണ് അതായത് ഫ്രിഡ്ജ് വാഷിംഗ്മെഷീന് --

ഇവിടെ വന്നാൽ നമുക്ക് എല്ലാം എല്ലാത്തരം--

ഇത് വൈകുന്നേരത്തിന് ശേഷം ഫുട്ബോൾ കളിക്കുന്ന ഒരു രംഗമാണ് നമ്മക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നത്.

പെട്രോളും ഡീസലും കിട്ടുന്ന ഒരു സാധാ പെട്രോൾ പമ്പ് .

ചിത്രം വരപ്പിക്കുന്നതും ചിത്രം ഒട്ടിക്കുന്നതും ഒക്കെ നമ്മക്ക് ഈ ഫോട്ടോയിൽ കാണാം.

ഇത് പ്ലാനറ്റ് അക്വാറിയം എന്ന് പറയുന്ന ഒരു--

അതായതിപ്പോ ഇയർഫോൺസിൽ ചാർജറ് കേബിള് --

ഡാൻസ് അത്യാവശ്യം വിഡിയോ എടുക്കുന്നതും നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം.